ഇല്ലേ അത്ര രസം ഞാൻ അത്രയും കെട്ടി അവിടെ പോയിട്ട് എൻറെ അടുത്ത് ഒരു video ന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല ഏഹ് ഇത്രയും കഷ്ടപ്പെട്ട് പോയത് എന്തിനാ അപ്പോ ആഹ് അതാ എനിക്കും അറിയാൻ പാടില്ലാത്ത ഞാൻ ഇവിടെ വന്നിട്ട ആലോചിക്കുന്നു video എടുക്കുന്നതിനെക്കുറിച്ച്

സംഭവമേ ഇല്ല അന്ന് ഞാൻ video youtube video ഇടുന്നില്ലായിരുന്നു ആഹ് അങ്ങനെ അപ്പൊ കാലങ്ങൾ കുറെ മുമ്പ് പോയതാ അപ്പോ അല്ലേ അത് കഴിഞ്ഞിട്ട ഈ channel ഇങ്ങനെ പൊങ്ങി വന്നേക്കണേ ആഹ് ഹഹ ഹ അങ്ങനെ ആഹ് അത് കഴിഞ്ഞിട്ട് ഇത് ചുരുങ്ങിയ നാളെ ആയിട്ടുള്ളൂ ഈ channel ഇങ്ങനെ ആക്കിട്ട് അയിലിപ്പോ subscribers എത്രണ്ട്

ആഹ് ഹഹ അത് automatic ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടേ

ആഹ് ഒരുനൂറ്റി അല്ല ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് ത്രങ്ങണ്ടായി മുപ്പതോ മുപ്പത്തഞ്ചോ ങ്ങാണ്ടായി

ഏർ എല്ലാം കൂടി കൂട്ടി ഈ ആയിരം കഴിഞ്ഞിട്ട് പറഞ്ഞ എല്ലാം നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല തന്നെ വരുന്നത

ഇരുന്നൂറ്റമ്പത് ആൾക്കാർ കൂടിന്ന് പറഞ്ഞില്ലേ അത് തന്നെ വന്നേക്കുന്ന അയല് ഒന്നും ഒരു പണിയുല്ല ഹും videos ഒന്നുടി update ആക്കി കഴിഞ്ഞാ ഉഷാറാവുട്ടോ അഹ് നമ്മടെ updation വരണ്ടെ എന്താന്നറിയോ video making camera ഈ രണ്ടു സാനത്തിലും updation വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് success ഉള്ളൂ

ആഹ് editing ൽ കൊഴപ്പില്ല camera യിലാണ് വിഷയം കിടക്കുന്നത്

ഉം quality നമുക്ക് നല്ല വേണം ഇങ്ങനെ എന്ത് എടുത്തു കഴിഞ്ഞാലോ quality നമ്മള് four k ഓ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു quality നമ്മൾ കാണിക്കണം ഇതിനകത്ത് ഹും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ അല്ല അനക്ക് അപ്പോ ഒരു second hand iphone നോക്കിക്കൂടെ

ഈ ഐഫോണും വിവോയും സാംസങ് നോക്കുന്നുണ്ട് എത്രയായാലും രണ്ടായിരം രൂപന്റെ മേലെ പോവാൻ പറ്റില്ല second അല്ലേ ഇത് ആഹ് അല്ല ഞാൻ ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം അഹ് മറ്റേ ഇവരെ shop ൽ മണ്ണാർക്കാട് വലിയ അതിൽ പോയി നോക്കി

ആഹ് എത്രയാ rate ചോദിക്കണേ അതിന് pro അല്ലാതേൻ അറുപത് എത്രയോ വേരൂന്നിൻഡ് pro pro വരുന്ന pro plus നു വരുന്നത് ഏഴുവത്തി ഒമ്പതോ എത്രങ്ങണ്ട എമ്പതിന് അടുത് വേരൂന്നിൻഡ് അപ്പോ അപ്പോ ഈ camera ക്ക് എന്താ camera മാത്രയിട്ട് എടുക്കണേ എത്ര രൂപ വരും camera സോണിടെ അത്യാവശ്യം നല്ല four k നല്ല quality ഉള്ള camera ക്ക് ഒരു അറുപതിനായിരം രൂപ കൊടുത്ത കിട്ടും എന്നാ പിന്നെ അത് എടുക്കുന്നതല്ലേ നല്ലത് ആ ഇതാവുമ്പോ എന്താ editing കൂടെ ഇതില് നമുക്ക് editing പക്ഷേ എന്തായാലും ആ camera യുടെ quality ഇതിന് കിട്ടില്ല അത് വേറെ ഏതൊരു phone വാങ്ങിയാലും ഇപ്പോ apple ന്റെ വാങ്ങിയാലും നമ്മള് DSLR ലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് എടുക്കണ quality ഒരിക്കലും കിട്ടില്ല

അതാണ് ഏറ്റവും വലിയ വിഷയം അപ്പോ camera വാങ്ങുന്നതല്ലേ ഏറ്റവും നല്ലത് better option അതല്ലേ ആഹ് camera ആണ് ഏറ്റവും better പിന്നെ നമുക്ക് ഇപ്പോ editing ഇതിൽ ചെയ്യാം ഒരു ഗുണം editing ങ്ങും എല്ലാ പരിപാടി ഒറ്റയടിക്ക് നടക്കും പിന്നെ camera യ്ക്ക് permission വേണ്ട ഇതിനാവുമ്പോ ഇതിനെ വേണേലും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ആഹ് അങ്ങനെ ഇപ്പോ okay ആണ് എന്നാ പോലും ആ ഒരു clarity യും കാര്യങ്ങളും ഒക്കെ ഇത് use ചെയ്യുന്ന മാതിരി ആവൂല

ഹും പിന്നെ ഇഞ്ചാണേൽ use professional use നു വേണ്ടീട്ടല്ലേ use ചെയ്യുന്നത് നമ്മളെന്തെങ്കിലും ഒരു short film എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെങ്കി mobile ഒക്കെ പിടിച്ച് ചെയ്യുമ്പോ നാണക്കേടാ അതിലും നല്ലത് മറ്റേ camera വെച്ചിട്ട് അടിപൊളി ആയിട്ട് ചെയ്യാം

അല്ല ഇത് മുപ്പത് മുതൽ മുപ്പത് ഒരു

ഒരു അത്യാവശ്യം കുഴപ്പല്ലാത്ത camera ഒരു പതിനഞ്ചു കേക്ക്ണ്ടോ പറയണ ഒന്നും നീ പറയണ ഒന്നും കേക്കുന്നില്ല ഒന്നും കൂടി ഒന്ന് clear നീ മാറിനിക്കണ്ട അങ്ങട് ഇങ്ങട് നേരത്തെ നിന്ന് സ്ഥലത്ത് നിക്ക് അപ്പോ നല്ല clear ഉണ്ട് ആഹ് ഇപ്പളോ ആഹ് ഇപ്പൊ okay യാണ് നീ മാറി മാറി നിക്കാ

ഇതെന്താ അറിയോ net call അല്ലേ അതിൻറെ ആയിരിക്കും ഇത് normal call അല്ലേ അല്ലേ ഇത് net കൂടി അല്ലേ ആഹ് ആഹ് മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ആ ഒരു issue range issue അവിടുന്ന് ഇങ്ങോട്ട് ആണെൽ

സംഭവം മനസ്സിലായി പക്ഷേ പറഞ്ഞിട്ട് കാര്യല്ല കയ്യിന്ന് പോയി ല്ലേ ഉം നമ്മൾ ഇപ്പൊ എവിടെയാ പറഞ്ഞു നിർത്തിയേ

ആഹ് ആഹ് അഹ് set എന്തേലും എടുക്കണോ നിനക്ക് എന്തേലും ആവശ്യണ്ടോ സമയല്ലല്ലോ അധികം ആഹ് ഹും എന്തേലും ചെയ്യണേ creative ആയിട്ട് ചെയ്യാൻ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയല്ലേ ചെയ്യണ ആഹ് അത് തന്നെ പൈസ പൈസടെ വിഷയണ് സാധാ ആൾക്കാരെല്ലാം പോയിട്ട് ഇതില് കാശിലേക്ക് വരുമ്പോക്കും പണി പറ്റും ഹും കഴിവില്ലാണ്ടല്ല പൈസ ഇല്ലാണ്ടാ

അല്ല ഇതിൻറെ തിരക്കഥ എന്തായി ചെറുക്കന്മാർ ആരെങ്കിലും വന്നു ചോദിച്ചായിരുന് എവിടെ അയിന്റെ പുറകെ ഈ പറഞ്ഞ മാതിരി കെട്ടി നടക്കണം അത് ഭയങ്കര

ആഹ് അത് ഞാൻ ഒരെണ്ണം എഴുതി കൊടുത്തു അവന്മാരെ ഇതേപോലെ വാങ്ങി വെച്ചു പിന്നെ അവർക്ക് പൈസ fund ന് ആളില്ല അപ്പൊ അങ്ങനെ ഇരിക്കണ

ആഹ് നമ്മൾ തന്നെ നമ്മൾടുത് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അങ്ങ് ചെയ്യാണെങ്കിൽ ഒരു വിഷയവുല്ല അതാണ് ഒന്നല്ലെങ്കിൽ തിരക്കഥ വാങ്ങിക്കും ബാക്കി വാങ്ങാൻ പൈസയില്ല

ബാക്കി തുടങ്ങാൻ പൈസള്ളന്റടുത്ത് നല്ലൊരു തിരക്കഥയും ഇല്ല അല്ല ഈ പൈസ ഉള്ളവർക്ക് ആഹ് ഇപ്പോ ഏർ പുതിയ ആൾക്കാരെയും അവർക്ക് തട്ടിക്കൂട്ടി അവരുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കെ ഉണ്ടാവും ആഹ് ആഹ് അഹ് ഒരു വിശ്വാസള്ള ആൾക്കാർ അഹ് വിശ്വാസ ഇപ്പോ നമ്മൾ ചെയ്യുവാണേൽ നമ്മടെ ആഹ് കണ ഇതിലുള്ള ആൾക്കാരെ വെച്ചല്ലേ ചെയ്യുള്ളൂ

fluent ആയിട്ട് ചെയ്തു കൊടുത്തില്ലെങ്കി കുഴപ്പല്ല ചെയ്യാൻ അവസരം കിട്ടില്ലല്ലോ അതല്ലേ പ്രശ്നം ആഹ് അതന്നെ വിഷയം ഇപ്പൊ നമ്മള് ഒന്ന് ചെയ്തുന്ന് വിചാരിച്ചോ അങ്ങനെയാണ് പിന്നെ യാതൊരുവിധ ആഹ് എന്നാ പിന്നെ വിഷയല്ല പക്ഷേ ഇതിപ്പോ ചെയ്യാൻ ഒരു അവസരം കിട്ടിട്ടുല്ല പിന്നെ അടുത്ത അവസരം വരണങ്കി ആൾക്കാരെ experience മുന്നേ ചെയ്തിട്ടുണ്ടോ മുന്നേ ചെയ്ത ഒക്കെ

അതൊക്കെയാണ് issue ബാക്കിയൊന്നും അല്ല അനക്ക് ആരെയും assistant ആയി ചെയ്തൂടെ എങ്ങനെ ആരതലും കയ്യും കാലും പിടിച്ചിട്ട് അങ്ങനെയൊക്കെ പറ്റായിക ഒന്നുല്ല നേരത്തെ ഒക്കെ അങ്ങനെ പറഞ്ഞ offer കൾക്കെ വന്നു ഞാൻ പിന്നെ അന്നേരം

ആഹ് ഇനി നമ്മളെ എങ്ങനെയാണെന്ന് അറിയോ ഒന്നേ എന്ന് പിന്നെ ഇങ്ങനെ നടന്നു നടന്നു നടന്നു നടന്നു ഇനി ആയി വരണം അപ്പോ സമയം എടുക്കും ആഹ് നമുക്കിപ്പോ സമയം പോയി അധികം സമയല്ല

ഹും നമുക്ക് അയിന് spend ചെയ്യാൻ സമയണ്ട് ഇപ്പോ ഒന്നിനും സമയല്ല set ആക്കാൻല്ല സമയള്ളൂ സിനിമക്ക് പിന്നാലെ പോവാൻന്നും സമയല്ല ഒക്കെ ശരിയാവു നീ എഴുത് നിർത്തിട്ടില്ലാലോ ഇപ്പളു

ആഹ് അഹ് തോന്നുമ്പോ എന്തേലു subject കിട്ടുമ്പോ അങ്ങനെ ഇതിപ്പോ ഇന്നാള് ആ പുള്ളി പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ എഴുതി കൊടുത്തു അത് ആഹ് അഹ് അത് നല്ല സംഭവം ആയിരുന്നു അത് ചെയ്യുവാണേൽ അത് നല്ല success ആകാനുള്ള എല്ലാ സാധ്യതയു ഇണ്ടെനു ആഹ് ആഹ് അഹ് എങ്ങനാ തിരക്കഥയാ അനക്ക് നല്ല confidence ഉണ്ടോ തിരക്കഥയിലെ ആഹ് അത് guarantee ആ അത് അതിനുള്ള സാധ്യതകളുണ്ട് അതൊരു സംഭവമായൊണ്ടേ

market ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ നല്ല full interesting നല്ല comedy item നല്ല രസ ഹും ആ ചെറുക്കന്മാരെ അല്ലാ അത് എത്രക്ക കൊടുത്തേ നീ അത് അധികം ഒന്നും വാങ്ങിയില്ല പിന്നെ തരാംന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി ചെയ്യുമ്പോഴത്തേനും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒക്കെ ഉള്ള ഇടപാടാണ് ഉള്ള പക്ഷേ ചെയ്യല് നടന്നിട്ടില്ല പിന്നെ അവരടുത്ത് പോയിട്ട് നമുക്ക് പൈസ ചോദിക്കാൻ പറ്റുമോ അത് ശരിയാ നീ എന്തേലും updation ചോദിച്ചോ അതിൻറെ direction ആരാ അത് നേരത്തെ ചെയ്തിട്ടുള്ള ഒരു team തന്നെയാ അവരെ നേരത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ആഹ് അഹ് പരിചയള്ള ആൾക്കാരല്ലേ അവൻറെ video എന്തേലും നീ കണ്ടിട്ടുണ്ടോ

അവൻറെ അവരെ ചെയ്ത എന്തേലും work കണ്ടിട്ടുണ്ടോന്ന്

ആഹ് പൈസന്ന് പറഞ്ഞ ഒരു പത്തറുപതെലു വേണേ അത് ചെയ്യണങ്കിലെ എത്ര എത്ര minute ഉണ്ടാവും ഇത് അതൊരു പതിനനജ് minute ഒക്കെയേ കാണുള്ളൂ പതിനജ് minute നു അറുപത്തിനായിരോ

എന്നാലേ അതിനൊരു കുറച്ചെങ്കിലും ഒരു quality ഉണ്ടാവുള്ളൂ ഈ പതിനജ് minute ന് അഞ്ചുലക്ഷം രൂപക്കും പത്തുലക്ഷം രൂപയ്ക്കും ഒക്കെ ചെയ്യുന്നവരുണ്ട് ഈ പതിനജ് minute സാധനം ആഹ് ഹഹഹ ഇത് upload ചെയ്തു കഴിഞ്ഞാൽ അതിനെ കാട്ടി നല്ല പൈസ കിട്ടു അല്ലേ അത് നല്ല channel ക്കാര് നല്ല രീതിൽ ഒക്കെ പൂവാണെങ്കി പൈസ കിട്ടും

നമക്ക് വലിയ site കളിലേക്ക് OTT ലേക്ക് ഒക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ അതേപോലെ quality ആയിരിക്കണം നല്ല അവർക്കെന്നെ ഒരു camera യുണ്ട് minimum എത്രയോ camera യുണ്ട് ആ camera യിലൊക്കെ ചെയ്യണം നമ്മൾ ആഹ് നമ്മളെ ഈ phone ൽ ചെയ്തിട്ട് കൊടുത്ത അടിപൊളി ആവു ല്ലേ ആഹ് OTT ല് ഏർ അവരെ ഏതോ ഒരു camera വരുന്നുണ്ട് അതിന് camera നമ്മൾ വാങ്ങാൻ വേണ്ടി നാലര അഹ് നാലരലക്ഷം രൂപ എങ്ങാനും വരുന്നുണ്ട് camera ക്ക് ആ camera യിൽ ഒക്കെ ചെയ്യണമെങ്കിൽ camera യ്ക്ക് മാത്രം നാലരലക്ഷം രൂപയോ

rent നു അവര് unit ആയിട്ടല്ലേ തരാ അപ്പോ ഒരു unit charge ഉണ്ടാവും ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് പത്തോ പതിനഞ്ചോ ഒക്കെ ആയിരിക്കും അതിൻറെ മുകളിൽ പോയി കഴിഞ്ഞാൽ മുപ്പത്തിഅഞ്ചോ നാല്പത് അമ്പത് അറുപത് അങ്ങനെയൊക്കെ പോവു

അപ്പോ അതിൻറെ technician മാര് crane മറ്റേത് മറിച്ചത് അങ്ങനെയുള്ള സാനങ്ങൾ എല്ലാ കൂടിയിട്ട് ആയിരിക്കും വരുന്നത് ഇവര്

അത് വന്നപ്പോതന്നെയും പകുതി cinema യായി ആഹ് light കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോത്തന്നെ നല്ല camera unit വരുമ്പതന്നെ cinema ടെ ഒരു ഓളമായില്ലേ ബാക്കി പിന്നെ അങ്ങനെ തുടങ്ങി അല്ല camera യില്ലാതെ നമ്മൾ അവിടെ കിടന്ന് എന്ത് കാണിച്ചാലും എല്ലാ ഉണ്ട് പക്ഷേ ആ സാധനം മാത്രം ഇല്ലന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ

ഹും നമ്മളെ പുള്ളി ഞാനും മുന്നോട്ട് ആളില്ല അതാ പ്രശ്നം

ഹും ഈ തരത്തില് യാതൊരു ബന്ധവുമില്ല ഒരു contatcs കാര്യങ്ങളും ഒന്നുല്ല ആണ് ഏറ്റവും വലിയ പ്രശ്നം ഉള്ള ആൾക്കാരെ ആയിട്ട് ഒരു connection ഇല്ല അതാ ഞാൻ പറഞ്ഞ ഓരോരുത്തരെ കഴിവിനനുസരിച്ച് ആ course ലേക്ക് പോണംന്ന് പറയുന്നത് സത്യം നീ പഠിച്ചതും നീ ചെയ്യുന്നതും ആയിട്ടുള്ള യാതൊരു ബന്ധവുമില്ല

ഞാൻ പഠിച്ചപ്പോ നല്ല film make making പഠിച് പോണ്ട മനുഷ്യനാ ഇതിലെ ഇങ്ങനെ തേരാപ്പാര സത്യം രാവും പകലും തമ്മിൽ ബന്ധല്ലാത്ത course കളും ചെയ്യുന്ന ജോലിയും അതൊരു ബന്ധവല്ല സത്യം film making ആ പഠിച്ചെങ്കി നമ്മളെ നിക്കണ്ടയാണ് അതുവായിട്ട് അഹ് connected ആയിട്ടുള്ള ആൾക്കാരെവായിട്ട് contact കിട്ടും അപ്പോ ആഹ് contact ൽ അങ്ങട് പോയിക്കഴിഞ്ഞാ ബാക്കിയൊക്കെ automatic ആയിട്ട് വന്നോളും

ഹും പക്ഷേ ഇത് അതല്ലല്ലോ നീ ആ സമയം ഒന്ന് just നോക്

ആഹ് എല്ലാം കഴിഞ്ഞിട്ട് നീ ഇപ്പോ ആണോടാ ചോദിക്കുന്നെ

എല്ലാർക്കും ഉള്ള സമയല്ല നമ്മുടെ സമയം ആ സമയം നോക്കിയിട്ട് സമയത്തിന് സമയം വേണ്ടപോലെ ചെയ്തുകഴിഞ്ഞ വിഷയല്ല

സമയം പറയല്ലേ അത് ചെയ്താ മതി ആഹ് ചെയ്തോ ചെയ്തോ hello ഞാനിവിടെ പറയാന്‍ പോകുന്നത് football നെ കുറിച്ചാണ്. football എന്നത് ലോകത്തിലേറ്റവും ജനപ്രീതി കായികവിനോദമാണ്. പതിനൊന്ന് പേരടങ്ങുന്ന രണ്ടു team കള്‍ തമ്മിലുള്ള മത്സരമാണ് football മൈതാനത്തിന്‍റെ രണ്ടറ്റത്തും goal post സ്ഥാപിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതല്‍ goal നേടുന്ന കൂടുതല്‍ goal നേടുന്നവര്‍ കളി ജയിച്ചു. പതിനൊന്നു പേരാണ് ഇരുവശത്തുമായിട്ട് football കളിക്കാന്‍ ഇറ~ഇറങ്ങുന്നത് ഏറ്റവും ജനപ്രിയ കൂടുതല്‍ കളിക്കാവുന്ന ഒരു കലയാണ് കായികം കലയാണ് football ചൈനയിലെ han സാമ്രാജ്യത്തില് football ന്‍റെ ആദ്യരൂപം കളിച്ചിരുന്നതായി കണക്കാക്കുന്നത്. football എന്ന പേരില്‍ അമേരിക്കയിൽ മറ്റു ചില കളികളുമുണ്ട്‌. അതിനാൽ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ കാൽപന്തുകളി അവിടെ soccer എന്നറിയപ്പെടുന്നു. association football എന്നത് മറ്റൊരു പേരാ. Federation of International Football Associations ഫിഫ ഈ കളിയുടെ നിയമങ്ങൾ പരിഷ്ക്കരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ലളിതമായ നിയമങ്ങളും പരിമിതമായ സൗകര്യങ്ങളുമാണ് football നെ ജനപ്രിയമാക്കുന്നത് ഇരുനൂ~ ഇരുനൂറ് രാജ്യങ്ങളിലായി കോടിക്കണക്കിനാളുകൾ ഈ കായികവിനോദത്തിലേർപ്പെടുന്നുണ്ട്‌ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്പ്‌ എന്നിവിടങ്ങളിലാണ്‌ football ന് ഏറ്റവും പ്രചാരമുളളത്‌. ഫിഫയുടെ അംഗീകാരമില്ലാത്ത sevens football ന്‌ കേരള~ത്തിലെല്ലാം അഖിലേന്ത്യാ അഖില കേരള foot court പതിനൊന്നു പേർ വീതമടങ്ങുന്ന രണ്ടു team കള്‍ തമ്മിലാണ്‌ football മത്സരം. പന്ത് കൈക്കലാക്കി എതിർ team ന്‍റെ വലയില്‍ goal post ൽ എത്തിക്കുകയാണ്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 പന്തു വരുതിയിലാക്കി കാലുകൾ കൊണ്ടു നിയന്ത്രിച്ച്‌ മുന്നോട്ടു നീങ്ങി, team team അംഗങ്ങൾ തമ്മിൽ പരസ്പരം പന്തു കൈമാറി goal വലയിൽ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 പന്തു കളത്തിലാകെ അതിർത്തി വരയ്ക്കു പുറത്തേക്കു പോകുമ്പോഴോ, കളി നിയന്ത്രിക്കുന്ന referee നിർത്തി വയ്ക്കുമ്പോഴോ മാത്രമേ football കളി പല പ്രദേശങ്ങളിലായി ദീർഘകാല ശ്രമങ്ങളുടെ ഫലമായാണ്‌ ക്രോഡീകരിക്കപ്പെട്ടത്‌.